മനസ്സ് പറയുന്നത് നാൽപ്പത്തിരണ്ടാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
ഇന്ന് രാമനവമിയുടെ പുണ്യദിനമാണ്
രാമനവമിയുടെ ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും എന്റെ അനേകം ശുഭാശംസകൾ
സംപൂജ്യനായ ബാപ്പുവിന്റെ ജീവിതത്തിൽ രാമനാമത്തിന്റെ ശക്തി എത്രത്തോളമായിരുന്നു എന്ന് നാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും കണ്ടിട്ടുണ്ട്
കഴിഞ്ഞ ജനുവരി 26 ന് ആസിയാൻ രാജ്യങ്ങളിലെ എല്ലാ മഹദ്വ്യക്തികളും ഇവിടെയുണ്ടായിരുന്നു
അവർ തങ്ങളോടൊപ്പം അതത് രാജ്യങ്ങളിലെ സംസ്കാരികസംഘങ്ങളെ കൂട്ടിയാണു വന്നത്
അവയിൽ അധികം രാജ്യങ്ങളും രാമായണമായിരുന്നു നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്നത് എത്രയോ അഭിമാനകരമായ കാര്യമാണ്
അതായത് രാമനും രാമായണവും ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ഈ ഭൂവിഭാഗത്ത് ആസിയാൻ രാജ്യങ്ങളിൽ ഇന്നും അത്രതന്നെ പ്രേരണയും സ്വാധീനവും ചെലുത്തുന്നുണ്ട്
ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും രാമനവമിയുടെ ശുഭാശംസകൾ നേരുന്നു
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നിങ്ങളുടെ ഏവരുടെയും കത്തുകൾ ഇമെയിലുകൾ ഫോൺകോളുകൾ അഭിപ്രായങ്ങൾ വലിയ അളവിൽ കിട്ടിയിട്ടുണ്ട്
കോമൾ ഠാകൂർ മൈ ജിഒവി
ഇൻ ൽ സംസ്കൃതത്തിന്റെ ഓൺലൈൻ കോഴ്സ് തുടങ്ങിയതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചു
ഐടി പ്രൊഫഷണൽ കൂടിയായ അങ്ങേയ്ക്ക് സംസ്കൃതത്തോടുമുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി
ഈ ദിശയിൽ നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരം അങ്ങയിലേക്കെത്തിക്കാൻ ബന്ധപ്പെട്ട വിഭാഗത്തോടു പറഞ്ഞിട്ടുണ്ട്
കോമൾജിയുടെ നിർദ്ദേശത്തെ എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകാമെന്ന് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൻ കീ ബാത്തിന്റെ ശ്രോതാക്കളോടും ഞാൻ അഭ്യർഥിക്കുന്നു
ശ്രീമാൻ ഘനശ്യാമ കുമാർജി ബീഹാറിലെ നാളന്ദാ ജില്ലയിലെ ബഹാകർ ഗ്രാമത്തിൽ നിന്നാണ്
നരേന്ദ്രമോദി ആപ് ൽ അങ്ങെഴുതിയ കമന്റുകൾ വായിച്ചു
ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതിനെക്കുറിച്ച് അങ്ങു പ്രകടിപ്പിച്ച ആശങ്ക തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്
ശ്രീമാൻ ശകൽ ശാസ്ത്രീജീ കർണ്ണാടകത്തിൽ നിന്ന് അങ്ങ് സുന്ദരമായ ഉപമയോടെ ആയുഷ്മാൻ ഭൂമിയുള്ളപ്പോഴേ ആയുഷ്മാൻ ഭാരത് ഉണ്ടാകൂ എന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവിയെക്കുറിച്ചും ചിന്തയുണ്ടെങ്കിലേ ആയുഷ്മാൻ ഭൂമി ഉണ്ടാകൂ എന്നും എഴുതി
അങ്ങ് വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്ക് വെള്ളം വെയ്ക്കണമെന്ന് എല്ലാവരോടും അഭ്യർഥിക്കുന്നു
ശകൽ ജീ അങ്ങയുടെ വികാരം ഞാൻ എല്ലാ ശ്രോതാക്കളിലും എത്തിച്ചിരിക്കുന്നു
ശ്രീമൻ യോഗേശ് ഭദ്രേശ് ജീ പറയുന്നത് ഞാൻ യുവാക്കളോട് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചു പറയണമെന്നാണ്
ആസിയാൻ രാജ്യങ്ങളുമായി താരമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ യുവാക്കൾ ശാരീരികമായി ദുർബ്ബലരാണെന്ന് അദ്ദേഹത്തിനു തോന്നുന്നു
യോഗേശ് ജീ ഇപ്രാവശ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും വിശദമായി സംസാരിക്കണമെന്ന് എനിക്കും തോന്നുന്നു
ഫിറ്റ് ഇന്ത്യയെക്കുറിച്ചു പറയണമെന്നു തോന്നുന്നു
നിങ്ങൾ യുവാക്കൾക്കെല്ലാവർക്കും ചേർന്ന് ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം തുടങ്ങാമെന്നാണ് എന്റെ അഭിപ്രായം
കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് കാശിയാത്രയ്ക്കു പോയിരുന്നു
ആ യാത്രയിലെ എല്ലാ ദൃശ്യങ്ങളും മനസ്സിനെ സ്പർശിക്കുന്നവയും സ്വാധീനം ചെലുത്തുന്നവയുമായിരുന്നുവെന്ന് വാരാണസിയിൽ നിന്ന് ശ്രീമാൻ പ്രശാന്തകുമാർ എഴുതിയിരിക്കുന്നു
ആ ഫോട്ടോകളും എല്ലാ വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു
പ്രശാന്ത്ജീ കേന്ദ്ര ഗവൺമെന്റ് ആ ഫോട്ടോകൾ അന്നുതന്നെ സാമൂഹിക മാധ്യമങ്ങളിലും നരേന്ദ്രമോദി ആപ് ലും ഷെയർ ചെയ്തിട്ടുണ്ട്
അങ്ങ് അത് ലൈക് ചെയ്യൂ റീട്വീറ്റ് ചെയ്യൂ മിത്രങ്ങളിലേക്കെത്തിക്കൂ
ചെന്നൈയിൽ നിന്ന് അനഘ ജയേശ് കൂടാതെ വളരെയേറെ കുട്ടികൾ ഏക്സാം വാരിയർ പുസ്തകത്തിന്റെ പിന്നിൽ കൊടുത്തിട്ടുള്ള ഗ്രാറ്റിട്യൂഡ് കാർഡ്സ് കളിൽ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി എനിക്കയച്ചിട്ടുണ്ട്
അനഘ ജയേശ് നിങ്ങളുടെ ഈ കത്തുകൾ കാണുമ്പോൾ എന്റെ ദിവസം മുഴുനുള്ള ക്ഷീണവും നിമിഷനേരം കൊണ്ട് ഇല്ലാതെയാകുന്നു എന്നാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത്
ഇത്രയധികം കത്തുകളിലും ഇത്രയധികം ഫോൺ കോളുകളിലും അഭിപ്രായങ്ങളിലും നിന്ന് ഞാൻ വായിച്ചവയിലും കേട്ടവയിലും നിന്ന് വളരെയധികം കാര്യങ്ങൾ എന്റെ മനസ്സിനെ സ്പർശിച്ചു അവയെക്കുറിച്ചു മാത്രം സംസാരിച്ചാൽ പോലും മാസങ്ങളോളം എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും
ഇപ്രാവശ്യം അധികം കത്തുകളും കുട്ടികളുടേതാണ്
അവർ പരീക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു
അവധിക്കാലത്തെ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു
വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്കുള്ള വെള്ളത്തെക്കുറിച്ചു പറഞ്ഞിട്ടുണ്ട്
കിസ്സാൻ മേളകളും കൃഷിയും മുതൽ രാജ്യമെങ്ങും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർഷകരായ സഹോദരീ സഹോദരന്മാരുടെ കത്തുകളുണ്ട്
ജലസംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരായ ചില ആളുകൾ നിർദ്ദേശങ്ങളയച്ചിട്ടുണ്ട്
നാം പരസ്പരം മൻ കീബാത് റേഡിയോയിലൂടെ പറയാൻ തുടങ്ങിയതുമുതൽ ഞാൻ കാണുന്ന ഒരു ശീലം വേനൽക്കാലത്തെ കത്തുകളിൽ വേനലിനെക്കുറിച്ച് അധികമായുണ്ടാകും എന്നതാണ്
പരീക്ഷയ്ക്കു മുമ്പ് വിദ്യാർഥി സുഹൃത്തുക്കളുടെ വേവലാതികളുമായി കത്തുകൾ വരുന്നു
ഉത്സവസീസണിൽ നമ്മുടെ ഉത്സവങ്ങൾ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചു കത്തുകളുണ്ടാകും
അതായത് മനസ്സിലുള്ളത് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നുമുണ്ട് ഒരു പക്ഷേ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിന്റെതന്നെ കാലാവസ്ഥ മാറ്റുന്നുവെന്നതും സത്യമാണ്
എന്തുകൊണ്ട് മാറില്ല നിങ്ങളുടെ ഈ കാര്യങ്ങളിൽ ഈ അനുഭവങ്ങളിൽ ഈ ഉദാഹരണങ്ങളിൽ ഇത്രയധികം പ്രേരണയും ഊർജ്ജവും ആത്മബന്ധവും രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശവും നിറഞ്ഞുനിൽക്കുന്നു
ഇത് രാജ്യത്തെ മുഴുവൻ കാലാവസ്ഥ മാറ്റാനുള്ള ശക്തി ഉൾക്കൊള്ളുന്നതാണ്
അസമിലെ കരീംഗഞ്ചിലെ ഒരു റിക്ഷാക്കാരൻ അഹമദ് അലി തന്റെ ഇച്ഛാശക്തിയുടെ ബലത്തിൽ ദരിദ്രരായ കുട്ടികൾക്കായി 9 സ്കൂളുകൾ ഉണ്ടാക്കി എന്ന് എനിക്ക് കത്തിലൂടെ അറിയാൻ കഴിയുമ്പോൾ ഈ രാജ്യത്തെ അദമ്യമായ ഇച്ഛാശക്തിയെ നേരിട്ടു കാണാനാകുന്നു
കാൺപൂരിലെ ഡോക്ടർ അജീത് മോഹൻ ചൌധരി ഫുട്പാത്തിൽ ചെന്ന് ദരിദ്രരെ പരിശോധിക്കുന്നതിന്റെയും അവർക്ക് സൌജന്യമായി മരുന്നുകൾ നല്കുന്നതിന്റെയും കഥ കേൾക്കാനായപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പരസ്പരബന്ധുത്വം മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി
13 വർഷങ്ങൾക്കു മുമ്പ് സമയത്തിന് ചികിത്സ കിട്ടാഞ്ഞതു കാരണം കൊൽക്കത്തയിലെ കാർ ഡ്രൈവർ സൈദുൾ ലസ്കറുടെ സഹോദരിയുടെ മരണം സംഭവിച്ചു
ചികിത്സ കിട്ടാതെ ഒരു ദരിദ്രന്റെയും മരണം സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ആശുപത്രിയുണ്ടാക്കാൻ തീരുമാനിച്ചു
സൈദുൾ തന്റെ ഈ ലക്ഷ്യം സാധിക്കാൻ വീട്ടിലെ ആഭരണങ്ങള് വിറ്റു
അദ്ദേഹത്തിന്റെ കാറിൽ യാത്ര ചെയ്യുന്ന പല യാത്രക്കാരും മനസ്സു തുറന്ന് ദാനം ചെയ്തു
ഒരു എഞ്ചിനീയർ പെൺകുട്ടി അവളുടെ ഒരു മാസത്തെ വേതനം നല്കി
ഇങ്ങനെ പണം സംഭരിച്ച് 12 വർഷങ്ങൾക്കുശേഷം അവസാനം സൈദുൾ ലസ്കർ നടത്തിയ ഭഗീരഥ പ്രയത്നം പ്രത്യക്ഷത്തിൽ കാണാനായി
അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനവും ദൃഢനിശ്ചയം കാരണം കൊൽക്കത്തയ്ക്കടുത്ത് പുനരി ഗ്രാമത്തിൽ ഏകദശം 30 കിടക്കകളുള്ള ആശുപത്രി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു
ഇതാണ് നവഭാരതത്തിന്റെ ശക്തി
ഉത്തർ പ്രദേശിലെ ഒരു സ്ത്രീ പല പോരാട്ടങ്ങൾക്കൊടുവിൽ 125 ശൌചാലയങ്ങൾ നിർമ്മിക്കുമ്പോഴും സ്ത്രീകളെ അവരുടെ അധികാരങ്ങൾക്കുവേണ്ടി പ്രേരിപ്പിക്കുമ്പോഴും മാതൃശക്തിയാണു കാണാനാകുന്നത്
ഇങ്ങനെ അനേകം പ്രേരണാസ്രോതസ്സുകൾ എന്റെ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നു
ഇന്ന് ലോകത്തിന്റെയാകെ ഭാരതത്തോടുള്ള വീക്ഷണം മാറിയിരിക്കുന്നു
ഇന്ന് ഭാരതത്തിന്റെ പേര് വളരെ അഭിമാനത്തോടെ ഉച്ചരിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ഭാരതാംബയുടെ ഈ സന്താനങ്ങളുടെ അധ്വാനം ഒളിച്ചിരിപ്പുണ്ട്
ഇന്ന് രാജ്യമെങ്ങും യുവാക്കളിൽ സ്ത്രീകളിൽ പിന്നാക്കക്കാരിൽ ദരിദ്രരിൽ മധ്യവർഗ്ഗത്തിൽ
എല്ലാ വർഗ്ഗങ്ങളിലും പെട്ടവർക്കിടയിൽ നാം മുന്നേറുകയാണ് നമ്മുടെ രാജ്യം മുന്നേറുകയാണെന്ന വിശ്വാസമുണ്ടായിട്ടുണ്ട്
ഈ ആത്മവിശ്വാസം ഈ പോസിറ്റിവിറ്റി നവഭാരതത്തിനുള്ള നമ്മുടെ ദൃഢനിശ്ചയം സാക്ഷാത്കരിക്കാൻ സഹായിക്കും സ്വപ്നസാക്ഷാത്കാരമുണ്ടാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ വരുന്ന ചില മാസങ്ങൾ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്
ഇതുകാരണം വളരെയേറെ കത്തുകൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്
ഇപ്രാവശ്യം ഞാൻ ദൂരദർശന്റെ ഡിഡി കിസ്സാൻ ചാനലിൽ കർഷകരുമായി നടക്കുന്ന ചർച്ചകളുടെ വീഡിയോ വരുത്തി കണ്ടു
എല്ലാ കർഷകരും ദൂരദർശന്റെ ഡിഡി കിസ്സാൻ ചാനലുമായി ബന്ധപ്പെടണം അതു കാണണം പുതിയ പുതിയ പ്രയോഗങ്ങൾ സ്വന്തം കൃഷിയിൽ നടപ്പാക്കണം എന്നാണ് എന്റെ അഭിപ്രായം
മഹാത്മാ ഗാന്ധിമുതൽ മഹാന്മാരെല്ലാം ശാസ്ത്രിജി ആണെങ്കിലും ലോഹിയാജി ആണെങ്കിലും ചൌധരി ചരൺസിംഗ് ആണെങ്കിലും ചൌധരി ദേവിലാൽ ആണെങ്കിലും കൃഷിയെയും കർഷകരെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും പൊതു ജനജീവിതത്തിന്റെയും ഒരു പ്രാധനപ്പെട്ട ഭാഗമായി കണക്കാക്കി
മണ്ണിനോടും കൃഷിയോടുംകൃഷിയിടത്തോടും കർഷകരോടും മഹാത്മാഗാന്ധിക്ക് എത്ര താത്പര്യമായിരുന്നു എന്ന വികാരം അദ്ദേഹത്തിന്റെ ഈ വരിയിൽ പ്രകടമാണ്
അദ്ദേഹം പറഞ്ഞു
ടോ ഫോർഗെറ്റ് ഹോവ് ടോ ഡിഗ് തെ അർത്ത് ആൻഡ് ടോ ടെൻഡ് തെ സോയിൽ ഐഎസ് ടോ ഫോർഗെറ്റ് ഓർസെൽവ്സ്
അതായത് മണ്ണിൽകിളയ്ക്കാനും മണ്ണിനെ കാക്കാനും നാം മറക്കുന്നുവെങ്കിൽ അത് സ്വയം മറക്കുന്നതുപോലെയാണ്
ഇതേപോലെ ലാൽ ബഹാദുർശാസ്ത്രി മരം ചെടികൾ വൃക്ഷലതാദികൾ എന്നിവയുടെ സംരക്ഷണം നല്ല കൃഷിരീതികൾ അവലംബിക്കേണ്ട ആവശ്യം തുടങ്ങിയവയെക്കുറിച്ച് ശക്തമായി വാദിച്ചിരുന്നു
രാംമനോഹർ ലോഹ്യാ നമ്മുടെ കർഷകർക്ക് ഭേദപ്പെട്ട വരുമാനം ഭേദപ്പെട്ട ജലസേചന സൌകര്യങ്ങൾ അവയെല്ലാം ഉറപ്പാക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെയും പാലിന്റെയും ഉത്പാദനം വർധിപ്പിക്കാനും വലിയ അളവിൽ ജനങ്ങൾ ഉണരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചു പറഞ്ഞു
1979 ൽ തന്റെ ഒരു പ്രസംഗത്തിൽ ചൌധരി ചരൺസിംഗ് കർഷകരോട് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും അഭ്യർഥിച്ചു ഇവയുടെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞു
ഞാൻ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ സംഘടിപ്പിക്കപ്പെട്ട കൃഷിഉന്നതിമേളയിൽ പോയിരുന്നു
അവിടെ കർഷക സഹോദരീ സഹോദരന്മാരുമായും ശാസ്ത്രജ്ഞരുമായി എന്റെ ചർച്ചകൾ കൃഷിയുമായി ബന്ധപ്പെട്ട അനേകം അനുഭവങ്ങളെക്കുറിച്ച് അറിയുക മനസ്സിലാക്കുക കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടെത്തലുകൾ അറിയുക തുടങ്ങിയവയെല്ലാം എനിക്ക് വളരെ സുഖം പകരുന്ന അനുഭവമായിരുന്നു
എന്നാൽ എന്നെ ഏറ്റവുമധികം സ്വാധീനിച്ചത് മേഘാലയയും അവിടത്തെ കർഷകരുടെ അധ്വാനവുമായിരുന്നു
വളരെ കുറച്ചു വിസ്തീർണ്ണമുള്ള ഈ സംസ്ഥാനം വലിയ പ്രവർത്തനമാണു കാഴ്ചവച്ചത്
മേഘാലയയിലെ നമ്മുടെ കർഷകർ 201516 വർഷത്തിൽ അതിനുമുമ്പത്തെ അഞ്ചു വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോഡ് ഉത്പാദനം നടത്തി
ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആവേശം ശക്തമാണെങ്കിൽ മനസ്സിൽ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അത് സാധിക്കാം പ്രവർത്തിച്ചു ഫലത്തിൽ കാണിക്കാം എന്ന് തെളിയിച്ചിരിക്കയാണ്
ഇന്ന് കർഷകരുടെ അധ്വാനത്തിന് സാങ്കേതികവിദ്യയുടെ സഹായമുണ്ട് അതിലൂടെ കാർഷിക ഉത്പാദനത്തിന് ശക്തി ലഭിച്ചിട്ടുണ്ട്
എനിക്കു വന്നിട്ടുള്ള കത്തുകളിൽ നിന്നു കാണാനാകുന്നത് വളരെയേറെ കർഷകർ കുറഞ്ഞ താങ്ങു വിലയെക്കുറിച്ച് എം
പി എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കണമെന്ന് അവർ പറയുന്നു
സഹോദരീ സഹോദരന്മാരേ ഈ വർഷത്തെ ബജറ്റിൽ കർഷകർക്ക് വിളവിന് ഉചിതമായ വില നല്കുന്നതിന് ഒരു വലിയ തീരുമാനമെടുത്തിട്ടുണ്ട്
നോട്ടിഫൈഡ് വിളവുകൾക്ക് എം
അവരുടെ ചെലവിന്റെ ഏറ്റവും കുറഞ്ഞത് ഒന്നര ഇരട്ടിയായി പ്രഖ്യാപിക്കും എന്നതാണത്
ഞാൻ വിശദമായി പറഞ്ഞാൽ എംഎസ്പി കണക്കാക്കുമ്പോൾ ചിലവാകുന്ന ചെറിയ തുകയിൽ മറ്റു തൊഴിലാളികൾ നടത്തുന്ന അധ്വാനത്തിന്റെ കൂലി തങ്ങളുടെ നാല്ക്കാലികൾ യന്ത്രങ്ങൾ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത നാൽക്കാലികൾ അല്ലെങ്കിൽ യന്ത്രത്തിന്റെ ചെലവ് വിത്തിന്റെ വില ഉപയോഗിച്ച എല്ലാ തരത്തിലുമുള്ള വളത്തിന്റെ വില ജലേസചനത്തിന്റെ ചെലവ് സംസ്ഥാന ഭൂനികുതി പ്രവർത്തന മൂലധനത്തിനുമേൽ കൊടുത്ത പലിശ ഭൂമി പാട്ടത്തിനെടുത്തതാണെങ്കിൽ അതിന്റെ വാടക ഇത്രമാത്രമല്ല സ്വയം അധ്വാനിക്കുന്ന കർഷകനോ കൃഷി കാര്യത്തിൽ അധ്വാനിക്കുന്ന അയാളുടെ കുടുബത്തിലുള്ളവരുടെ അധ്വാനമൂല്യം തുടങ്ങി എല്ലാം ഉത്പാദനച്ചെലവിൽ പെടുത്തും
ഇവ കൂടാതെ കർഷകർക്ക് വിളവിന് ഉചിതമായ വില കിട്ടാൻ രാജ്യത്ത് കാർഷിക വിപണി പരിഷ്കാരങ്ങൾക്കായി വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്
ഗ്രാമീണ ചന്തകൾക്ക് ഹോൾസെയിൽ മാർക്കറ്റുമായും ആഗോള വിപണിയുമായും ബന്ധപ്പെടാനുള്ള ശ്രമവും നടക്കുകയാണ്
കർഷകർക്ക് തങ്ങളുടെ വിളവ് വില്ക്കുന്നതിന് വളരെ ദൂരെ പോകേണ്ടി വരരുത്
അതിനായി ഇരുപത്തിരണ്ടായിരം ഗ്രാമീണ ചന്തകൾക്ക് ആവശ്യമുള്ള അടിസ്ഥാനസൌകര്യങ്ങൾ നല്കിക്കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട എപിഎംസി ഈനാം പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെടുത്തും
അതായത് ഒരു തരത്തിൽ രാജ്യത്തെ ഏതൊരു വിപണിയുമായും ബന്ധപ്പെടാനുള്ള സൌകര്യം രൂപപ്പെടുത്തുകയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഈ വർഷം മഹാത്മാഗാന്ധിയുടെ നൂറ്റമ്പതാം ജയന്തി വർഷാഘോഷത്തിന്റെ തുടക്കം കുറിക്കപ്പെടും
ഇതൊരു ചരിത്രപരമായ അവസരമാണ്
രാജ്യം എങ്ങനെ ഈ ഉത്സവം ആഘോഷിക്കണം സ്വച്ഛഭാരതം നമ്മുടെ നിശ്ചയമാണ്
അതുകൂടാതെ നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ജനങ്ങൾ തോളോടു തോൾ ചേർന്ന് എങ്ങനെ ഗാന്ധിജിക്ക് ഏറ്റവും നല്ല ശ്രദ്ധാഞ്ജലി അർപ്പിക്കും പുതിയ പുതിയ പരിപാടികൾ നടത്താൻ സാധിക്കുമോ പുതിയ പുതിയ രീതികൾ അവലംബിക്കാനാകുമോ നിങ്ങളേവരോടും എനിക്കുള്ള അഭ്യർഥന നിങ്ങൾ മൈ ജിഒവി വഴി നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ
ഗാന്ധി 150 ന്റെ ലോഗോ എന്തായിരിക്കണം സ്ലോഗൻ മന്ത്രം അല്ലെങ്കിൽ ആഘോഷവാക്യം എന്തായിരിക്കണം ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ
നമുക്കൊരുമിച്ചു ചേർന്ന് ബാപ്പുവിന് എന്നും ഓർക്കുന്ന ശ്രദ്ധാഞ്ജലി ഏകേണ്ടതുണ്ട് ബാപ്പുവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കേണ്ടതുണ്ട്
ആദരണീയ പ്രധാനമന്ത്രീജി ഞാൻ പ്രീതി ചതുർവ്വേദി ഗുഡ്ഗാവിൽ നിന്നു സംസാരിക്കുന്നു
പ്രധാനമന്ത്രിജീ സ്വച്ഛഭാരത് അഭിയാൻ അങ്ങൊരു വിജയകരമായ മുന്നേറ്റമാക്കിയതുപോലെ ഇനി സ്വസ്ഥ് ഭാരത് അഭിയാൻ കൂടി അതേപോലെ വിജയകരമാക്കേണ്ടതുണ്ട്
ഈ മുന്നേറ്റത്തിനായി അങ്ങ് ജനങ്ങളെ സർക്കാരുകളെ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയണം നന്ദി
നന്ദി പ്രീതി ചതുർവ്വേദി പറഞ്ഞതു ശരിയാണ്
സ്വച്ഛഭാരതവും സ്വസ്ഥഭാരതവും പരസ്പര പൂരകങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്
ആരോഗ്യമേഖലയിൽ ഇന്ന് രാജ്യം പരമ്പരാഗത രീതികളിൽ നിന്ന് മുന്നേറിക്കഴിഞ്ഞു
രാജ്യത്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുമ്പ് കേവലം ആരോഗ്യമന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു
ഇന്ന് എല്ലാ വകുപ്പുകളും മന്ത്രാലയങ്ങളും അത് സ്വച്ഛതാ മന്ത്രാലയമാണെങ്കിലും ആയുഷ് മന്ത്രാലയമാണെങ്കിലും മഹിളാബാലവികസന മന്ത്രാലയമാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും ഒരുമിച്ചു ചേർന്ന് സ്വസ്ഥഭാരതത്തിനായി ആരോഗ്യമുള്ള ഭാരതത്തിനായി പ്രവർത്തിക്കുകയാണ്
പ്രതിരോധ മാർഗങ്ങൾക്കൊപ്പം താങ്ങാനാവുന്ന ചെലവിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്
രോഗപ്രതിരോധം എന്നത് ഏറ്റവും ചെലവു കുറഞ്ഞതും എളുപ്പവുമായ ആരോഗ്യരക്ഷയാണ്
നാം രോഗപ്രതിരോധത്തിൽ എത്രത്തോളം ജാഗരൂകരാണോ അതനുസരിച്ച് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നേട്ടമുണ്ടാകും
ജീവിതം ആരോഗ്യമുള്ളതായിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സ്വച്ഛതയാണ്
നാമെല്ലാം ഒരു രാജ്യമെന്ന നിലയിൽ ഒരുമയോടെ വെല്ലുവിളി ഏറ്റെടുത്തു
അതിന്റെ ഫലമായി 4 വർഷത്തിനുള്ളിൽ സാനിട്ടേഷൻ കവറേജ് ഇരട്ടിയായി ഏകദേശം 80 ശതമാനമായിക്കഴിഞ്ഞു
അതുകൂടാതെ രാജ്യമെങ്ങും ആരോഗ്യ സൌഖ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വ്യാപകമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്
പ്രതിരോധ ആരോഗ്യ പരിരക്ഷ എന്ന നിലയിൽ യോഗ ലോകമെങ്ങും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു
ഫിറ്റ്നസ് വെൽനസ് രണ്ടിനുമുള്ള ഗ്യാരണ്ടിയാണു യോഗ നല്കുന്നത്
യോഗ ഇന്നൊരു ജനമുന്നേറ്റമായി മാറിയിരിക്കുന്നത് വീടുവീടാന്തരം എത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും സമർപ്പണം കൊണ്ടാണ്
ഇപ്രാവശ്യം അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 എത്താൻ ഇനി 100 ദിവസങ്ങളേ ബാക്കിയുള്ളൂ
കഴിഞ്ഞ മൂന്ന് അന്താരാഷ്ട്ര യോഗാ ദിനങ്ങളിലും രാജ്യത്തും ലോകത്തുമുള്ള എല്ലായിടത്തും ആളുകൾ ഉത്സാഹത്തോടെ പങ്കുചേർന്നു
ഇപ്രാവശ്യവും നാം സ്വയം യോഗ ചെയ്യുമെന്നും മുഴുവൻ കുടുംബത്തെയും മിത്രങ്ങളെയും എല്ലാവരെയും യോഗ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നും നമുക്ക് ഉറപ്പാക്കണം
യോഗ ചെയ്യാൻ പുതിയ ആകർഷകങ്ങളായ രീതികളിൽ കുട്ടികളെയും യുവാക്കളെയും മുതിർന്ന പൌരന്മാരെയും പ്രേരിപ്പിക്കണം
ടിവി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വർഷം മുഴുവൻ യോഗയുമായി ബന്ധപ്പെട്ട പല പരിപാടികൾ ചെയ്യുന്നുണ്ട്
ഇപ്പോൾ മുതൽ യോഗ ദിനം വരെ ഒരു മുന്നേറ്റമെന്ന നിലയിൽ യോഗയുടെ കാര്യത്തിൽ ഒരു ഉണർവ്വ് രൂപപ്പെടുത്താനാകുമോ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ യോഗയുടെ അധ്യാപകനൊന്നുമല്ല
ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്
എന്നാൽ ചില ആളുകൾ തങ്ങളുടെ സൃഷ്ടിപരതയിലൂടെ എന്നെ യോഗ ടീച്ചറും ആക്കിയിരിക്കുന്നു
ഞാൻ യോഗ ചെയ്യുന്ന 3ഡി ആനിമേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നു
ഞാൻ നിങ്ങളുമായി ആ വീഡിയോ ഷെയർ ചെയ്യാം അതുവഴി നമുക്ക് ഒരുമിച്ച് ആസനങ്ങളും പ്രാണായാമങ്ങളും അഭ്യസിക്കാം
ആരോഗ്യരക്ഷ എത്തിപ്പറ്റാവുന്നതും താങ്ങാവുന്നതുമാകണം
സാധാരണക്കാർക്ക് വിലക്കുറവുള്ളതും വേഗം ലഭിക്കുന്നതുമാകണം
അതിനായി വിശാലമായ തലത്തിൽ ശ്രമങ്ങൾ നടക്കുകയാണ്
ഇന്ന് രാജ്യമെങ്ങും മൂവായിരത്തിലധികം ജനഔഷധി കേന്ദ്രങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്
അവിടെ 800 ൽ അധികം മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നുണ്ട്
പുതിയ കേന്ദ്രങ്ങളും തുറക്കുകയാണ്
മൻ കീ ബാത്തിന്റെ ശ്രോതാക്കളോട് എനിക്കുള്ള അഭ്യർഥന ആവശ്യമുള്ളവർക്ക് ജനഔഷധി കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക അവരുടെ മരുന്നിനുള്ള ചിലവ് വളരെ കുറഞ്ഞു കിട്ടും
അവർക്കതു വലിയ സഹായമാകും
ഹൃദയരോഗികൾക്ക് ഹൃദയത്തിനുള്ള സ്റ്റെന്റിന്റെ വില 85ശതമാനം വരെ കുറച്ചിരിക്കുന്നു
മുട്ടു മാറ്റിവയ്ക്കലിന്റെ വിലയും നിയന്ത്രിച്ചതിനാൽ 50മുതൽ 70 ശതമാനം വരെ കുറവുണ്ടായിട്ടുണ്ട്
ആയുഷ്മാൻ ഭാരത് പദ്ധതിയനുസരിച്ച് ഏകദേശം 10 കോടി കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം 50 കോടി ജനങ്ങൾക്ക് ചികിത്സക്കായി ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചെലവ് കേന്ദ്ര ഗവൺമെന്റും ഇൻഷുറൻസ് കമ്പനിയും ചേർന്നു നല്കും
രാജ്യത്തിപ്പോഴുള്ള 479 മെഡിക്കൽ കോളജുകളിൽ എംബിബിഎസ് സീറ്റുകളുടെ എണ്ണം വർധിപ്പിച്ച് 68000 ആക്കിയിട്ടുണ്ട്
രാജ്യമെങ്ങുമുള്ള ജനങ്ങൾക്ക് ഭേദപ്പെട്ട ചികിത്സയും ആരോഗ്യസൌകര്യങ്ങളും ലഭിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ എയിംസുകൾ തുറന്നു വരികയാണ്
ഓരോ മൂന്നു ജില്ലയ്ക്കും ഒരോ പുതിയ മെഡിക്കൽ കോളജുകൾ തുറക്കപ്പെടും
രാജ്യത്തെ 2025 നകം ടി
മുക്തമാക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്
ഇതു വലിയ ജോലിയാണ്
എല്ലാ ജനങ്ങളിലും ഉണർവ്വുണ്ടാക്കാൻ നിങ്ങളുടെ സഹകരണം വേണം
ടീബി യിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഏപ്രിൽ 14 ഡോ
ബാബാ സാഹബ് അംബേദ്കറുടെ ജന്മ ജയന്തിയാണ്
വർഷങ്ങൾക്കു മുമ്പേ ഡോ
ബാബാ സാഹബ് അംബേദ്കർ ഭാരതത്തെ വ്യവസായവത്കരിക്കുന്നതിനെക്കുറിച്ചു പറഞ്ഞു
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരിൽ ദരിദ്രരായവർക്കും തൊഴിൽ ലഭ്യമാക്കുന്ന ഒരു നല്ല മാധ്യമമായിരുന്നു വ്യവസായം
ഇന്നു നാം രാജ്യത്ത് മേക് ഇൻ ഇന്ത്യ മുന്നേറ്റം വിജയകരമായി നടത്തുമ്പോൾ ഡോ
അംബേദ്കർ ജി വ്യാവസായിക മഹാശക്തിയെന്ന നിലയിൽ ഭാരതത്തെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടത് നമുക്കിന്ന് പ്രേരണയാണ്
ഇന്ന് ഭാരതം ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒരു ശ്രദ്ധേയകേന്ദ്രമായി വളരുന്നു
ഇന്ന് ലോകമെങ്ങും ഏറ്റവുമധികം പ്രത്യക്ഷ വിദേശ നിക്ഷേപം എഫ്ഡിഐ നടക്കുന്നത് ഭാരതത്തിലാണ്
ലോകം മുഴുവൻ ഭാരതത്തെ പുതിയ നിക്ഷേപത്തിനും വികസനത്തിനുമുള്ള കേന്ദ്രമായി കാണുകയാണ്
വ്യവസായവികസനം നഗരങ്ങളിലേ സാധിക്കൂ എന്ന വിചാരമായിരുന്നു
അതുകാരണം ഡോ
ബാബാ സാഹബ് അംബേദ്കർ ഭാരതത്തിന്റെ നഗരവത്കരണത്തിൽ വിശ്വസിച്ചു
അദ്ദേഹത്തിന്റെ ഈ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രാജ്യത്ത് സ്മാർട്ട് സിറ്റീസ് മിഷൻ അർബൻ സിറ്റീസ് മിഷൻ ആരംഭിച്ചിരിക്കയാണ്
രാജ്യത്തെ വലിയ നഗരങ്ങളിലും ചെറിയ നഗരങ്ങളിലും എല്ലാ തരത്തിലുമുള്ള സൌകര്യങ്ങൾഅത് നല്ല റോഡുകളാണെങ്കിലും ജലത്തിനുള്ള ഏർപ്പാടാണെങ്കിലും ആരോഗ്യസൌകര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസമോ ഡിജിറ്റൽ കണക്ടിവിറ്റി ലഭ്യമാക്കലോ ഒക്കെ സാധിക്കാൻ ഇതു വേണം
ബാബാ സാഹബിന് ആത്മനിർഭരതയിൽ സ്വയംപര്യാപ്തതയിൽ വലിയ വിശ്വാസമായിരുന്നു
ഏതെങ്കിലുമൊരു വ്യക്തി എന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ഥിതി പാടില്ല എന്നദ്ദേഹം ആഗ്രഹിച്ചിരുന്നു
അതോടൊപ്പം അദ്ദേഹം ദരിദ്രർക്കായി ചിലതു വീതിച്ചു നല്കുന്നതുകൊണ്ടു മാത്രം അവരുടെ ദാരിദ്ര്യം അകറ്റാനാവില്ലെന്നും വിശ്വസിച്ചിരുന്നു
ഇന്ന് മുദ്രാ യോജന സ്റ്റാർട്ടപ്പ് ഇന്ത്യാ സ്റ്റാൻഡപ് ഇന്ത്യാ പോലുള്ള തുടക്കങ്ങൾ നമ്മുടെ യുവ സംരഭകർക്ക് ജന്മം കൊടുക്കുകയാണ്
193040 ദശകത്തിൽ ഭാരതത്തിൽ റോഡുകളെക്കുറിച്ചും റെയിലിനെക്കുറിച്ചും മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാബാ സാഹബ് അംബേദ്കർ തുറമുഖങ്ങളെക്കുറിച്ചും ജലപാതകളെക്കുറിച്ചും പറഞ്ഞിരുന്നു
ജലശക്തിയെ രാഷ്ട്രശക്തിയായി കണ്ടത് ഡോ
ബാബാ സാഹബ് ആയിരുന്നു
രാജ്യത്തിന്റെ വികസനത്തിന് ജലത്തിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുത്തു
വിവിധ റിവർ വാലി അഥോറിറ്റികൾ ജലവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മീഷനുകൾ എല്ലാം ബാബാസാഹബ് അബേദ്കറുടെ വീക്ഷണത്തിൽ പിറന്നവയാണ്
ഇന്ന് രാജ്യത്ത് ജലപാതകൾക്കും തുറമുഖങ്ങൾക്കുംവേണ്ടി ചരിത്രം കുറിക്കുന്ന ശ്രമങ്ങളാണു നടക്കുന്നത്
ഭാരതത്തിന്റെ വിവിധ സമുദ്രതീരങ്ങളിൽ പുതിയ തുറമുഖങ്ങൾ ഉണ്ടാവുകയാണ് പഴയ തുറമുഖങ്ങളിൽ അടിസ്ഥാനസൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്
നാല്പതുകളിലെ ദശകത്തിൽ അധികം ചർച്ചയും രണ്ടാം ലോകമഹായുദ്ധം വരാൻ പോകുന്ന ശീതയുദ്ധം വിഭജനം എന്നിവയെക്കുറിച്ചെല്ലാമായിരുന്നു
അക്കാലത്ത് ഡോ
അംബേദ്കർ ഒരു പുതിയ ടീം ഇന്ത്യ എന്ന ചിന്താഗതിക്ക് അടിസ്ഥാനശിലയിട്ടു
അദ്ദേഹം ഫെഡറലിസം ഫെഡറൽ സംവിധാനം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നല്കി
ഇന്ന് നാം ഭരണത്തിന്റെ എല്ലാ തലത്തിലും സഹകരണ ഫെഡറലിസത്തിനുമപ്പുറം കടന്ന് മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസമെന്ന മന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്
ഏറ്റവും പ്രധാനകാര്യം ഡോ
ബാബാ സാഹബ് അംബേദ്കർ പിന്നാക്ക വർഗ്ഗത്തിൽ പെട്ട എന്നെപ്പോലുള്ള കോടിക്കണക്കിനാളുകൾക്ക് പ്രേരണാസ്രോതസ്സാണ് എന്നതാണ്
ഉന്നതങ്ങളിലെത്താൻ വലിയ അല്ലെങ്കിൽ സമ്പന്ന കുടുംബത്തിൽ ജനിക്കേണ്ടത് അനിവാര്യമല്ലെന്ന് അദ്ദേഹം നമുക്കു കാട്ടിത്തന്നു
മറിച്ച് ഭാരതത്തിൽ ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്നവർക്കും സ്വപ്നങ്ങൾ കാണാമെന്നും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്നും വിജയം നേടാമെന്നും കാട്ടിത്തന്നു
ഉവ്വ് പലരും ഡോ
ബാബാ സാഹബ് അംബേദ്കറെ കളിയാക്കിയിട്ടുമുണ്ട്
അദ്ദേഹത്തെ പിന്നിലാക്കാൻ ശ്രമം നടത്തി
ദരിദ്രനും പിന്നാക്ക കുടുംബത്തിൽ പിറന്നവനുമായവൻ മുന്നേറരുത് ഒന്നുമാകരുത് ജീവിതത്തിൽ ഒന്നും നേടരുത് എന്നുറപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു
എന്നാൽ പുതിയ ഭാരതത്തിന്റെ ചിത്രം വേറിട്ടതാണ്
അംബേദ്കറുടെയും ദരിദ്രരുടെയും പിന്നോക്കക്കാരുടെയും ഇന്ത്യയാണ്
അംബേദ്കറുടെ ജന്മജയന്തിയുടെ അവസരത്തിൽ ഏപ്രിൽ 14 മുതൽ മെയ് 5 വരെ ഗ്രാമസ്വരാജ് അഭിയാൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്
ഇതനുസരിച്ച് ഭാരതത്തിലെങ്ങും ഗ്രാമവികസനം ദരിദ്രക്ഷേമം സാമൂഹിക നീതി എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പരിപാടികളുണ്ടാകും
ഈ പരിപാടികളിൽ ഉത്സാഹത്തോടെ പങ്കെടുക്കണമെന്ന് നിങ്ങളേടവരോടും ഞാൻ അഭ്യർഥിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ വരും നാളുകളിൽ പല ഉത്സവങ്ങളും വരുകയാണ്
ഭഗവാൻ മഹാവീരന്റെ ജയന്തി ഹനുമാൻ ജയന്തി ഈസ്റ്റർ വൈശാഖി
ഭഗവാൻ മാഹാവീരന്റെ ജയന്തിനാൾ അദ്ദേഹത്തിന്റെ ത്യാഗത്തെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചും ഓർക്കേണ്ട നാളാണ്
അഹിംസയുടെ സന്ദേശവാഹകരനായ ഭഗവാൻ മഹാവീർജിയുടെ ജീവിതവും ദർശനവും നമുക്കേവർക്കും പ്രേരണയേകും
എല്ലാ ജനങ്ങൾക്കും മഹാവീരജയന്തിയുടെ ശുഭാശംസകൾ
ഈസ്റ്ററിനെക്കുറിച്ചു പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രേരണാദായകമായ ഉപദേശം ഓർമ്മ വരും
അദ്ദേഹം എന്നും ശാന്തിയുടെയും സന്മനോഭാവത്തിന്റെയും ന്യായത്തിന്റെയും ദയയുടെയും സന്ദേശം മനുഷ്യ കുലത്തിന് നല്കി
ഏപ്രിലിൽ പഞ്ചാബിലും പശ്ചിമ ഭാരതത്തിലും വൈശാഖി ആഘോഷിക്കപ്പെടും
ആ നാളുകളിൽതന്നെയാണ് ബീഹാറിൽ ജുഡശീതളുംസത് വായിനും ആസാമിൽ ബിഹൂ വും ആഘോഷിക്കുന്നത്
അപ്പോൾ പശ്ചിമബംഗാളില് പോയിലാ വൈശാഖിന്റെ ഹർഷവും ഉല്ലാസവും നിറഞ്ഞുനിൽക്കും
ഈ ആഘോഷങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ കൃഷിയും കൃഷിഭൂമിയുമൊക്കെയായി അന്നദാതാക്കളുമായി ബന്ധപ്പെട്ടവയാണ്
ഈ ഉത്സവങ്ങളിലൂടെ നാം വിളവായി ലഭിക്കുന്ന വിലമതിക്കാനാവാത്ത ഉപഹാരങ്ങളുടെ പേരിൽ പ്രകൃതിയോടു നന്ദി പറയുന്നു
ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും വരുന്ന എല്ലാ ഉത്സവങ്ങളുടെയും പേരിൽ ശുഭാശംസകൾ നേരുന്നു
വളരെ വളരെ നന്ദി